ആഹ് ആളുകൾക്ക് തീരെ വിലയില്ല അതാണ് ആളുകൾ പിന്നെയും താമശമാതിരി പിന്നേം പുറത്തിറങ്ങി ഇറങ്ങി mask ഒന്നും വെക്കാതെ ആഹ് അതുകൊണ്ടുതന്നെ അടുത്തൊക്കെ full പോലീസും ബഹളം ഒക്കെ ആയിരുന്നു ആഹ് പക്ഷെ ആഹ് fine അടച്ചത് കൊണ്ട് ഒരു പരിധി വരെ ആളുകൾക്ക് കുറച്ചൊക്കെ ഒരു ബോധം ഉണ്ടായിരുന്നു ആഹ് നമ്മൾ നോക്കിയാൽ അല്ലേയുള്ളു നമ്മൾ രക്ഷപ്പെടുക നമ്മൾ രണ്ടു മാസ്കും sanitizer ഒക്കെ ഒരു പരിധി വരെ ഇതൊക്കെ തടഞ്ഞിരുന്നു പിന്നെ കുറച്ചൊക്കെ അകലം പാലിച്ചു നിൽക്കലൊക്കെ പക്ഷെ ഈ പ്രാവിശ്യം ഒന്നും അങ്ങനെ എവിടെയും കാണാൻ പറ്റില്ല ആരും വെക്കൂല ആരും അകലം പാലിച്ചിട്ടു നിക്കൂല അതുമല്ല sanitiser ഒന്നും ഇപ്പൊ എവിടെയും കാണുന്നില്ല കൈ ഒന്നും ആരും wash ചെയ്യുന്നില്ല ഇപ്പൊ ശരിക്കും ഒക്കെ പുറത്തു ഒക്കെ പോയി വന്നാൽ wash ചെയാതെ ഉള്ളിലേക്ക് ഒന്നും കേറാനെ പാടില്ല പ്രത്യേകിച്ച് വീട്ടിൽ കുറെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉള്ളത് ഉണ്ടാകുമ്പോഴേ ആഹ് കുട്ടികൾ ഉള്ളടുത്തും മുതിർന്നവർ ഒക്കെ ഉള്ളാടത്തുതന്നെ പേടി മുതിർന്നവർ ആകുമ്പോ എന്തെങ്കിലും അസുഖം ഉള്ളവരാണെങ്കിലും ബുദ്ധിമുട്ടല്ലേ കാരണം അവർക്ക് പ്രതിരോധ ശേഷി കുറവ് അല്ലെ പെട്ടെന്നു അവർക്കൊക്കെ രോഗം വരാൻ സാധ്യതയാ ആഹ് അവിടെ വീട്ടിൽ പ്രായം ആയവർ ഇല്ലേ? ആയവരൊക്കെ ഉണ്ട് പക്ഷെ കുഴപ്പം ഒന്നും ഇല്ല അവർക്ക് ഇപ്പൊ വേറെ അസുഖം ഉള്ളവരാണ് അപ്പൊ പേടിയാണ്

പിന്നെ വേറെന്താ? വേറെന്താണ്? കുഴപ്പമൊന്നും ഇല്ലാതിരിക്കട്ടെ അല്ലെ ആഹ് അതുതന്നെ പറയാൻ ഉള്ളത് വേറെ കുഴപ്പം ഒന്നും ഇല്ലാതെ ഇരിക്കട്ടെ

പിന്നെ വേറെന്താ? എന്താ ഏർ ഇനി BA എടുക്കണം

അവിടെ അടുത്ത് government college ഒക്കെ ഉണ്ടോ college കൾ ഒക്കെ നല്ലതുണ്ടോ അവിടെ അടുത്ത്?

ആഹ് എല്ലാവർക്കും ഇപ്പ അതെന്നേണേ

ആഹ് മരുന്ന് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് മാറണോന്ന് ഇല്ലേ ഇല്ലേ മാറാണില്ല അതാണ് മാറിയാലും പിന്നേം വീണ്ടും രണ്ടുമൂന്നു ദിവസം കഴിഞ്ഞ വീണ്ടും വരാണ് രണ്ടു മൂന്നു തവണ കൊണ്ടുപോയിട്ടും കുറവ് കാണണൊന്ന് ഇല്ല മരുന്ന് കൊടുക്കുമ്പോൾ വിടും പനി പക്ഷെ പിന്നെ വീണ്ടും വരും

ഉം ഇവിടെ കുട്ടികളൊക്കെ school ഒന്നും ഇല്ലല്ലോ അല്ലെ vacation ഒക്കെ അടച്ചേക്കുവാല്ലേ ഇപ്പൊ സ്കൂൾ ഒന്നും ഇല്ല ഇപ്പൊ ഒക്കെ വീട്ടിൽ തന്നെയാ കുട്ടികൾക്ക് കളിക്കാനും കൂടി പുറത്തിറങ്ങാൻ പറ്റൂല അങ്ങനെ ചൂടായിട്ടേ ആഹ് ചൂടായതുകൊണ്ട് കുട്ടികൾക്ക് ഒന്നും പുറത്തിറങ്ങാൻ പറ്റാതെ ആർക്കും വീട്ടിലും അകത്തായാലും നല്ല ചൂട് തന്നെ പുറത്തിറങ്ങാൻ പറ്റാതെ നല്ല ബുദ്ധിമുട്ടാ ഇപ്പൊ

അതാണ് ഒരു സമാധാനം ഉണ്ടായിര്ന്നത് എന്തായാലും നമ്മൾ ഇപ്പ ഉള്ള പോലെ ആവൂലല്ലോ ഒരു ബുദ്ധിമുട്ട് വന്നുകഴിഞ്ഞാൽ വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരിക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു ബുദ്ധിമുട്ട് തന്നെ അല്ലെ?

ആഹ് വേറെന്തൊക്കെ? അവിടെ എല്ലാവരും ഇല്ലേ ഇപ്പൊ? പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിൽ തന്നെയായിരിക്കും അല്ലെ? എല്ലാരും വീട്ടീലാ ആരും പുറത്തിറങ്ങണില്ല ഒന്നാമത് ഈ ഒരു ഏർ പതിനൊന്ന് മണിമുതൽ തന്നെ തുടങ്ങും ചൂട് രാവിലെ തന്നെ ഈ സുബഹി നേരമായാലും ഒരു അഞ്ചാറു മണി വരെ വെയിലിങ്ങനെ ഉണ്ടാവും വൈകിട്ട്

പിന്നെ വേറെന്താ? മഴ പെയ്താലാ കുറച്ചു സമാധാനം കിട്ടുന്നതെന്ന് വിചാരിക്കും പക്ഷെ മഴ പെയ്തിട്ടെന്താ ചൂട് കൂടുക എന്നല്ലാതെ

ആഹ് കൊറോണ ഒന്നും കൂടി വന്നുകഴിഞ്ഞാൽ എല്ലാതും ഇല്ലാണ്ടാകും ആളുകളൊക്കെ വീടിന്റെ ഉള്ളി ഒക്കെ ഇരുന്ന് കഴിഞ്ഞാലേ ആഹ് ഇപ്പൊ അടുത്ത് കുളങ്ങളും കാര്യങ്ങളൂം ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ടേ ആളുകൾക്ക് ഒക്കെ ഒരു പരിധി വരെ സമാധാനമായിരുന്നു ഇപ്പൊ എവിടെയും കുളങ്ങളൊന്നും കാണണില്ല കുളമുണ്ടായിട്ടു എന്തിനാ അതിലൊന്നും വെള്ളം ഇല്ലാലോ

ആഹ് ഉം വേറെന്താ? വേറെന്താ കുട്ടികളോടൊക്കെ പറയൊണ്ട് പുറത്തിറങ്ങുമ്പോ എന്തായാലും mask ഇടണം എന്നൊക്കെയേ ആഹ് കുട്ടികളെ ഒന്നും പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ അല്ലെ ചൂട് കാരണം ആഹ് പുറത്ത് അഥവാ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നല്ലം കയ്യൊക്കെ wash ചെയ്തിട്ട് ഉള്ളിൽ കേറ്റിയാൽ മതി ആഹ് കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാ ചെയ്യാർ

ഒന്നാമത് ഈ ചൂടായിട്ട് സ്വാഭാവികം ആയിട്ടും തോന്നും കുളിക്കാൻ ഒക്കെ അതാ പിന്നെ ഒരു സമാധാനം

ഒരുപാട് സ്ഥലത്തു വെള്ളം ഒന്നുമില്ലാതെ ആളുകൾ ബുദ്ധിമുട്ടുന്നുണ്ട് ആഹ് പക്ഷെ നിങ്ങളുടെ അവിടെ ഒക്കെ ഇപ്പോൾ മറ്റേ വള്ളം വരുന്നുണ്ടോ? ആഹ് അതൊക്കെയുണ്ട് അതുകൊണ്ട് കൊറേപ്പേർ ബുദ്ധിമുട്ട് ഇല്ലാതെ പോണ് ആഹ് പിന്നെ വേറെന്താ? ആഹ് college ക്കെ ഉണ്ട് പക്ഷെ മാർക്ക് വേണോല്ലോ admission കിട്ടണമെങ്കിൽ അതാണ് പ്രശ്നം ആഹ്

രണ്ടു ദിവസം മഴ ഒക്കെ പെയ്തിരുന്നു മഴ പെയ്തിട്ടെന്താ കാര്യം പെയ്തപ്പൊ നല്ല ചൂട് കൂടുവാ ചെയ്തത് അതുകാരണം അസുഖം കൂടുതലായിട്ടേ

ആഹ് വീട്ടിന്റെകത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ആയി ഭയങ്കര ചൂട് കരണവേ ആഹ്

ഒന്നാമത് ഈ കൊറോണ ഇങ്ങനെ കൂടുതലാവുന്നത് ആഹ് എന്താ അറിയില്ല ഉം എല്ലാവരും ഈ ചൂട് കാരണം പച്ചവെള്ളം അല്ലെ ഇങ്ങനെ കുടിക്ക്ണത് ചൂടാക്കിയ വെള്ളം ആർക്കും വേണ്ട കുട്ടികളൊക്കെ ഫ്രിഡ്ജിലത്തെ വെള്ളമേ കുടിക്കൂള് കാരണം ചൂടല്ലേ കുറെ കൂടി സമാധാനത്തിനെ പക്ഷെ അത് കുടിക്കുന്തോറും ഈ കഫക്കെട്ട് ഒക്കെ കൂടുതലായിട്ട് കുട്ടികൾക്ക്ന്നേ വയ്യാതെയിരിക്കുകയാണ് ആഹ് ശരിക്കും ഈ തിളപ്പിച്ചാറിയ വെള്ളെ കുടിക്കാൻ പറ്റൂള് ഈ സമയത്തൊക്കെയെ

ആഹ് നല്ല ചൂടാണ് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റണില്ല പുറത്തെന്നല്ല വീടിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാ

എന്തായാലും ഈ ചൂട്ടത്ത് സ്‌കൂളൊക്കെ അടച്ചിട്ടതെ നല്ല കാര്യം ആയി സ്‌കൂൾ ഒകെ അടക്കാൻ പറ്റിയ സമയം ആയതേ കാരണം ചൂടല്ലേ കുട്ടികൾക്ക് ഇപ്പൊ പോകാനും പറ്റൂല്ല സ്‌കൂളിൽ ക്ലാസ്സിലൊന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ആരിക്കും

ആഹ് അതാണ് പ്രശ്നേയ് അതൊന്നും വരാതിരിക്കട്ടെ ആഹ് വന്നാൽ പിന്നെ ആദ്യം ആർക്കും ഒരു ജോലിയൊന്നുമില്ലാതെ ഒക്കെ വീട്ടിൽ തന്നെയിരിക്കണ്ടി വരും

online class കാരണം ആർക്കും വലിയ പ്രാധാന്യം ഒന്നും കൊടുക്കൂല സാധാ നമ്മൾ ക്ലാസിൽ പോയി പഠിക്കുമ്പോൾ അതൊരു വേറെ തന്നെയല്ലേ ആഹ് പിന്നെ friends കുറച്ചൊക്കെ കമ്പനി ആകൂലോ ആഹ് കുട്ടികൾക്കും തന്നെ ഉറങ്ങാൻ പറ്റൂല ഈ ഒരു mobile phone തന്നെയല്ലേ ഉള്ളു ക്ലാസ് കഴിഞ്ഞാലും കുട്ടികൾ ക്ലാസ് എന്നുള്ള പേരും പറഞ്ഞിട്ട് കുട്ടികൾ തന്നെ പഠിക്കാതെ എത്ര പേര് ഫോണിൽ കളിച്ചു ഇരിക്കുന്നവരുണ്ട് ആഹ് അതാണ് ഫോണിലും കളിച്ചിരിക്കെ അല്ലെ ആഹ് അതാണ് പേടി കുട്ടികൾ തന്നെ എത്ര കുട്ടികൾ അങ്ങനെ അപകടത്തിൽ ഒക്കെ പോയി ചാടുന്നുണ്ട് ഫോണിൽ കളിച്ച് ഇരുന്നിട്ട് ഏത് സമയോം ഫോണിൽ വെറുതെ ഫോണിൽ കളിച്ചു കളഞ്ഞിട്ട് ശരിക്കും ഫോണൊന്നും ഒന്നും കളിക്കാൻ കൊടുക്ക തന്നെ ചെയ്യരുത് ഉം പക്ഷെ online class ഒക്കെ ആയ സാഹചര്യത്തിൽ അതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ലലോ ഇപ്പൊ ഒരുപാട് ആളുകൾ phone ഒക്കെ TV ഒക്കെ ഇല്ലാതെ തന്നെ ബുദ്ധിമുട്ടിയിരുന്നു online class ഒക്കെ ആയിട്ടേ അതാണ് പറയണ ഉണ്ട് പക്ഷെ ഇല്ലാത്ത കുട്ടികൾ പാവം അതിനുവേണ്ടിയിട്ട് നടക്കണവരും ഉണ്ട് പക്ഷെ ആഹ് സമയത്ത് government എല്ലാ കുട്ടികൾക്ക് ഫോണില്ലാത്തവർക്ക് ഫോണൊക്കെ എത്തിച്ചുകൊടുക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാരുന്നല്ലോ വേറെന്താ കുഴപ്പമൊന്നുമില്ല ഉം വീട്ടിലൊന്നും ആർക്കും കുഴപ്പമില്ലാതെ പോണു അല്ലെ ആഹ് വലിയ കുഴപ്പമൊന്നുമില്ല ആർക്കും ആഹ് പിന്നെ വേറെന്താ എല്ലാരോടും അന്വേഷണം ഒക്കെ പറയുന്നുണ്ട് ഫ്രണ്ട്സിനെ ഒക്കെ കാണാറില്ലേ? ആഹ് എപ്പഴെലുമൊക്കെ കാണും ആഹ് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ടു കാണാനും പറ്റൂല അല്ലെ? ആഹ് ഇല്ലേ അങ്ങനെ ആരും ഇറങ്ങും ഇല്ല പിന്നെയെങ്ങനെയാണ് കാണാ? എന്തായാലും എല്ലാരോടും അന്വേഷണം ആഹ് പറയുണ്ട്

ആഹ് ശരി അന്ന പിന്നെ വിളിക്കാം ന്നാ ആഹ് okay

ആഹ് നിങ്ങളെ ഞാൻ ഇങ് എടുക്കുവാ എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ നിങ്ങളെ എടുക്കുകയാണ് നിങ്ങളുടെ support എന്റെ കൂടെ ഉണ്ടാവണം ഈ ക്ലാസ് കഴിയുന്നത് വരെ നിങ്ങൾ ഇരുന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും എന്ത് കിട്ടും എന്ത് കിട്ടും ആ full മാർക്ക് കിട്ടും. അപ്പോൾ ഇടക്ക് ഈ ക്ലാസ് ആഹ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിലായിരിക്കും ഞാൻ ചിലപ്പോൾ important ആയിട്ടുള്ള questions ഒക്കെ പറയുക അതുകൊണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് ക്ലാസിൽ ഇരുന്നോളൂ. കട്ട support ആയി ഇരുന്നോളൂ ഞാൻ കൂടെ ഉണ്ട് എന്റെ പേര് ഷാജി ആണ് ഷാജി sir നിങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാവരും കൂടെ ഉണ്ടല്ലോ അല്ലെ നമ്മുക്ക് മലയാളം first കഴിഞ്ഞു ഇനി മലയാളം അടിസ്ഥാന പാഠവലിയാണ് നാളത്തെ പരീക്ഷ ആ പരീക്ഷയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വരും എങ്ങനെയൊക്കെ അതിൽ ഉത്തരം എഴുതാം എന്നൊക്കെ നമ്മൾ അവസാനം ചർച്ച ചെയ്യും. ആദ്യം നമ്മൾ പാഠഭാഗത്തിലൂടെ ഒന്ന് ഓട്ട പ്രതിക്ഷണം നടത്തും നിങ്ങൾക്ക് അറിയാം ഒരു വര്ഷം കൊണ്ട് നിങ്ങൾക്ക് തീർത്ത പാഠങ്ങൾ മുഴുവൻ നമ്മൾ ഇന്ന് ഒരു ദിവസം കൊണ്ട് എന്ത്ചെയ്യാൻ പോവുകയാണ് എന്തുചെയ്യാൻ പോവുകയാണ് തീർക്കാൻ പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞ ഓട്ട പ്രതിക്ഷണം പക്ഷെ ഒരു കാര്യം പറയാം ഏത് ഓട്ട പ്രദക്ഷണം ആണെങ്കിലും നിങ്ങൾക്ക് പൂർണമായി മനസിലായെങ്കിൽ മാത്രമേ അടുത്ത പാഠത്തിലേക്ക് നമ്മൾ പോകൂ എന്നുള്ളതും ഞാൻ പറയുകയാണ് അപ്പൊ നമുക്ക് തുടങ്ങിയാലോ എല്ലാവരും ready ആണോ നിങ്ങൾ ചായ ഒക്കെ കുടിച്ചു ഇങ്ങനെ ready അല്ലെ എല്ലാവരും അന്ന നമുക്ക് തുടങ്ങാം അല്ലെ ഇവിടെ നിങ്ങളുടെ ആദ്യത്തെ യൂണിറ്റ് അടിസ്ഥാന പാഠവലിയിലെ ആദ്യത്തെ യൂണിറ്റ് വന്നിരിക്കുന്നത് പിന്നെയും പൂക്കും ഈ ചില്ലകൾ അല്ലെ ഉള്ള പിന്നെയും പൂക്കുന്ന ചില്ലകൾ

യൂണിറ്റിന്റെ ആ പ്രവേശകം എന്നാണ് നമ്മൾ അതിനെ പറയുക എന്താ പറയുക പ്രവേശകം എന്ന് പറയും ആ പ്രവേശകത്തു നിന്നും ചോദ്യം വരാർ ഉണ്ട് അതുകൊണ്ടാണ് ഒൻപതാം ക്ലാസ്സിനെ സംബന്ധിച്ചു അടുത്തോളം പ്രവേശകത്തു നിന്നുള്ള ചോദ്യം വളരെ കുറവാണ്. അതുകൊണ്ട് പ്രവേശകത്തു നിങ്ങൾക്ക് ചോദ്യം വരും എന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പ്രവേശകം കൂടി എടുക്കുന്നു okay നോക്കൂ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഒരു ആകാശവും

പി കെ പാറക്കടവിന്റെ നാല് വരിയാണ് എന്താണ് ഭൂമിയിൽ ഇരിക്കുമ്പോൾ ഒരു കീർ ആകാശം നമ്മൾ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ആകാശത്തിന്റെ ഒരു കീർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ആകാശത്തിൽ ഇരിക്കുമ്പഴോ ഒരു പിടി മണ്ണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിന്റെ അർഥം എന്താണ് ഭൂമിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ആകാശത്തോളം സ്വപ്നം കാണുക അല്ലെ ആകാശത്തോളം നമ്മുക്ക് സ്വപ്നം കാണാം പക്ഷെ അങ്ങനെ സ്വപ്നം കണ്ട് ആകാശത്തോളം എത്തുമ്പോൾ നാം നിന്ന മണ്ണിന്റെ വില നാം മറന്ന് പോകരുത്. Clear ഏത് എവിടെയൊക്കെ എന്തൊക്കെ സ്വപ്‌നങ്ങൾ നമ്മൾ നെയ്തു കൂട്ടുമ്പോഴും നാം നാം പിറന്ന മണ്ണ് നാം ചവിട്ടി നിക്കുന്ന മണ്ണിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് ഈ വരിയുടെ ആശയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ clear ആണോ അപ്പൊ നമ്മൾ നമ്മൾ പറയാറില്ലേ നമ്മൾ ഒരുപാട് സ്വപ്‌നങ്ങൾ ഒക്കെ കാണാറുണ്ട് പക്ഷെ ആ സമയത്ത് പലപ്പോഴും നമ്മൾ നിന്ന ചവിട്ടി നിന്ന മണ്ണ് മറന്നുപോവാറുണ്ട് അല്ലെങ്കിൽ പിന്നിട്ട വഴികൾ ഒക്കെ നമ്മൾ മറന്നുപോകാറുണ്ട് അല്ലെ ചിലരെ ഒക്കെ കണ്ടില്ലേ വലിയ വലിയ ആളുകളാകുമ്പോൾ പിന്നിട്ട വഴികൾ ഒക്കെ മറന്നുപോകുന്നത് അതുപോലെ നാം എപ്പോൾ ഒക്കെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നോ അവിടെ നിന്ന് നമ്മൾ ഏതൊക്കെ കാണുമ്പോൾ നമ്മൾ ആകാശത്തോളം നിറഞ്ഞു സ്വപ്നം കാണണം പക്ഷെ ആകാശത്തോളം ഉള്ള സ്വപ്‌നങ്ങൾ കാണുമ്പോഴും ഒരു മിനിറ്റ് മക്കളെ ആകാശത്തോളെആകാശത്തോളം ആകാശത്തോളമുള്ള സ്വപ്‌നങ്ങൾ കാണുമ്പോഴും നമ്മൾ നമ്മുടെ മുന്നിൽ എന്ത് സൂക്ഷിക്കണം നാം ചവിട്ടി നിന്ന മണ്ണ് സൂക്ഷിക്കണം. അതാണ് പി കെ പാറക്കടവ് ഈ കഥ നമ്മളോട് പറയുന്നത് എന്താണെന്ന് ഇത് തന്നെയാണ് നമ്മൾ എവിടെ പോവുമ്പോഴും നാം ചവിട്ടി നിന്ന മണ്ണിനെയും എവിടെയാണോ നാം നിക്കുന്നത് അത് മറന്നു പോകരുത് അല്ലെങ്കിൽ ആകാശത്തോളം സ്വപ്നം കാണുമ്പോഴും ആകാശവും ഭൂമിയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം

കവിതാസമാഹാരത്തിലെ ഒരു കവിതയാണ് പുതുവർഷം ഈ പുതുവർഷം എന്ന കവിത നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്തൊക്കെയാണ് പുതുവർഷം ആഹ് പുതുവർഷം വെക്കുന്ന ആശയം പോട്ടെ ഇത് ഏത് താളത്തിലാണെന് എന്റെ കുട്ടികൾക്ക് ആറിയാവോ

Very important ആയിട്ടുള്ള question ആണ് പറയുന്നത് മക്കൾ വളരെ ശ്രദ്ധിച്ചു ഇരിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും രണ്ട് വരികൾ തന്നിട്ട് അതിൽ നിന്ന് സമാന താളം same tune ഉള്ള കവിതകൾ നമ്മുക്ക് തിരഞ്ഞെടുക്കേണ്ടി വരും അങ്ങനെ പരീക്ഷക്ക് വരാം അങ്ങനെ വരുമ്പോൾ നമ്മൾ പുതുവർഷം ഏത് tune ലാണ് ചൊല്ലിയത് നിങ്ങൾക്ക് വേണ്ടി ഈ കവിതയുടെ താളം എന്താണെന്ന് മക്കൾ എഴുതി വെക്കണം മഞ്ചരി വൃത്തമാണ് മഞ്ചരി വൃത്തത്തിലുള്ള കവിതകൾ നമ്മുക്ക് അങ്ങാട്ട് ഒരുപാട് പഠിക്കാനുണ്ട് മഞ്ചരി വൃത്തം നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം രാഗങ്ങൾ ഓരോന്ന് ഗോകുല നായകൻ മേളം കലർന്ന് അങ്ങ് പാടുന്നേരം അല്ലെ കൃഷ്ണഗാഥ കൃഷ്ണഗാഥ മുഴവനായും മഞ്ചരി വൃത്തമാണ് അങ്ങനെയുള്ള മഞ്ചരി വൃത്തം കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി കൂടെ ഞാൻ പറഞ്ഞു തരുന്നു എന്റെ കുട്ടികൾക്ക്

നോക്കൂ നിങ്ങൾ അമ്മ പറഞ്ഞതിൽ അപ്പുറം മറ്റൊന്നും ഇല്ലാതിരുന്നൊരാ പോയകാലം മാവേലി നാട് വാണീടും കാലം ബാരി പൂനുള്ളിൽ പോയ പൊന്നോണകാലം കണ്ടോ മഞ്ചരി വൃത്തത്തിലാണ് ഈ കവിതയുള്ളത് ഈ കവിതയുടെ പ്രത്യേകതകൾ കൂടി മക്കൾ മനസിലാക്കണം മൂന്ന് കാലഘട്ടത്തെ കുറിച് ഒരാളുടെ ഒരു വ്യക്തിയുടെ മൂന്ന് age നെ കുറിച് ഇവിടെ പറയുന്നു.

വിജയലക്ഷ്മിയുടെ പുതുവർഷം എന്ന കവിതയിൽ ഉള്ളത് സാധാരണ വിജയലക്ഷ്മി കവിതകളിൽ ഓണവും ഓണം മാറുന്ന ഓണവും ഒക്കെയാണ് കവിതയ്ക്ക് പ്രമേയമാവാർ നിർഗന്ധ പുഷ്പങ്ങൾ വിടർന്നു നിൽക്കുന്ന നഗരത്തിലെ ഓണം. ഇപ്പോഴും വിജയലക്ഷ്മി വേദനയോടെ പറയുന്ന കാര്യമാണ് നിർഗന്ധം ഗന്ധം ഇല്ലാത്ത പുഷ്പങ്ങൾ അല്ലെ നമ്മുക്ക് ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ പൂക്കളം ഇടുന്നത് കണ്ടിട്ടില്ലേ കണ്ടാൽ നമ്മുക്ക് തന്നെ പാവം തോന്നും ഒറക്കം ഒക്കെ തൂങ്ങി നിക്കുന്ന ഏതോ നാട്ടിൽ നിന്നും വണ്ടി കയറി എന്താ പറയുക നാട് വിട്ടു നാട് വിട്ടു നാട് വിട്ടു നമ്മുടെ നാട്ടിൽ എത്തി നമ്മൾ അത് plastic കവറിൽ വാങ്ങി വീട്ടിൽ വെച്ച് കവറിൽ തന്നെ സൂക്ഷിച്ചു വെച്ച് പിറ്റേന്ന് രാവിലെ ഇടുമ്പോൾ ആ പൂക്കൾ ഒക്കെ ആകെ ഉറക്കം തൂങ്ങികളായി വാടി കുഴഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതിനു പ്രത്യേകിച്ച് ഒരു ഗന്ധവും ഉണ്ടാവില്ല ആകെ ഉണ്ടാകുന്നത് ഒരു ചീഞ്ഞ ഗന്ധം മാത്രമാണ്

ഇത് ഒരു അമ്മ കവിതയാണ് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഓർത്തുവെക്കണം ഇത് ഒരു അമ്മ കവിതയാണ് അമ്മ പല ഭിംഭങ്ങൾ ആയിട്ട് ഇവിടെ വരുന്നുണ്ട് അല്ലെ പല രൂപത്തിൽ അമ്മ ഒരു പ്രധാന കഥാപാത്രമായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരു അമ്മ കവിതയാണ് ഇത്രയും കാര്യങ്ങൾ മക്കൾ ഓർത്തു വെക്കണം പരീക്ഷക്ക് വരും

ഒരു അമ്മ കവിതയാണ് അല്ലെ നമ്മുക്ക് അമ്മ എന്ന പദത്തിന് എത്ര നമ്മൾ പര്യായം കൊടുത്താലും നമുക്ക് മാറൂല അല്ലെ എത്ര പര്യായം വേണമെങ്കിലും കൊടുക്കാൻ കഴിയും അമ്മ എന്ന ആ ഒരു പദം പോലെ ലോകത്തിൽ വേറെ ഒരു പദവും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് പറയുന്നേ അല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ ഇഷ്ടമല്ലേ അപ്പൊ അല്ലെ അമ്മ അമ്മ എന്ന പദത്തിലേക്ക് ഒരു സ്ത്രീ എത്തുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും മഹനീയമായ എന്നൊക്കെ പറയാം okay അപ്പൊ ഇത് ഒരു അമ്മ കവിതയാണ് അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടില്ലേ അമ്മ മനസ് തങ്ക മനസ് മുറ്റത്തെ തുളസി പോലെ കേട്ടിട്ടുണ്ടോ ആ പാട്ട് മുറ്റത്തെ തുളസി പോലെ തുമ്പപ്പൂ പോലെ ഒക്കെ അമ്മ പരിശുദ്ധമാണ്. അത് തന്നെയാണ് ആ വരികളിൽ കവി പറഞ്ഞ രൂപത്തിലുള്ള അമ്മയുടെ ചില ഭിംഭങ്ങളാണ് ഈ കവിതയിൽ ഉള്ളത് എന്ന് പറയാനാണ്‌ ഞാൻ ആ പാട്ട് നിങ്ങളുടെ മുൻപിലേക്ക് വെച്ചത് അപ്പൊ ആഹ് അമ്മ പറഞ്ഞതിന് അപ്പുറം മറ്റൊന്നും ഇല്ലാതിരിന്നൊരാ പോയ കാലം അമ്മ പറഞ്ഞതിന് അപ്പുറം മറ്റൊന്നും ഇല്ലാതെ പോകുന്ന കാലം ഏതാണ് ഓർത്തുവെക്കുക മക്കളെ ഈ വഴി വന്നിട്ട് നിങ്ങളോട് ഇവിടെ പരാമർശിക്കുന്ന പ്രായമേതാണ്? ഏതാണ് ബാല്യമാണ് മറന്നുപോകരുത് ബാല്യമാണ് അപ്പോ ബാല്യത്തെ കുറിച്ചാണ് ആദ്യം കവിതയിൽ പരാമർശിക്കുന്നത് അമ്മ പറഞ്ഞതിന് അപ്പുറം മറ്റൊന്നും ഇല്ലാത്ത കാലം

പാട്ട് പാടി പൂ പറത്തിയില്ലെങ്കിൽ പൂ വാടി പോകും എന്നൊക്കെയാണ് പറയുക നിങ്ങൾക്ക് ഇന്ന് എത്രമാത്രം അത് അറിയുന്നു എനിക്ക് അറിയില്ല പക്ഷെ ഞങ്ങളുടെ ഒക്കെ കാലഘട്ടത്തിൽ കഴുത്തിൽ നിറയെ പൂക്കൊട്ടയുമായി പൂ പറിക്കാൻ പോയ ഒരു കാലമുണ്ടായിരുന്നു കാട്ടിലും വീട്ടിലും ഒക്കെ അതൊക്കെ

പാടുന്ന ആനപോകണം പൂമരത്തിന്റെ ചുവടെ പോകുന്നത് ആരെടാ കുട്ടിക്കാട്ടുണ്ണി

ഇതിൽ നിന്ന് ഏതൊക്കെ വഴി വന്നാലും വഴികളിൽ ഒക്കെ തന്നെ പിന്നെ ഹും ബാല്യകാലമാണെന്ന് ഓർത്തുവെക്കുക ഒരു മാർക്കിന്റെ ചോദ്യം നൂറിൽ നൂർ ശതമാനവും ഉറപ്പാണ് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കുന്നതാണ്. ബാല്യമോ കൗമാരമോ ഏതെങ്കിലും ഒരു വഴി തന്നിട്ട് അത് ഏത് കാലമാണെന് ചോദിക്കും നൂറിൽ നൂർ ശതമാനവും ഉറപ്പാണ് മക്കൾ ഓർത്തു വെക്കണം

ദേവി തൻ കോവിലിൽ കുഞ്ഞുടുപ്പിട്ട് ഞാൻ ഓരോ പടിയെണ്ണി കേറുന്നേരം കൂപ്പുക കുഞ്ഞിക്കൈ എങ്കിൽ തരിവള കാപ്പാകും അന്നമ്മ ചൊന്നകാലം പുസ്തകസഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ച പുളിയും ഒളിച്ചകാലം നോക്കെ അത് ഒന്നഒന്നു ഓർത്തു വെക്കണം എന്താണ് പുസ്തക സഞ്ചിയിൽ പച്ച പുളിയും കൊച്ചു നെല്ലിക്കയും ഒളിച്ച കാലം ഇത് അമ്മയുടെ ഒപ്പമാണ് കുട്ടികാലത്ത് അമ്പലത്തിൽ പോവുക അമ്മയുടെ കൈ പിടിച്ചുകൊണ്ടാണ് അമ്പലത്തിൽ പോവുക അമ്പലത്തിൽ പോവുമ്പോൾ പടികൾ ഉള്ള ക്ഷേത്രങ്ങളാണ് ഉണ്ടാവുക നമ്മുക്ക് step കേറി പോകുന്ന ക്ഷേത്രങ്ങളാണ് അധികവും. അങ്ങനെ എങ്ങനെയാണ് കുട്ടികൾ step കേറി പോവുക ചാടിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ചാടിയിട്ട് ഉറക്കെ എടുത്തിട്ട പോവാറുള്ളത് കുട്ടികൾ ചാടുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ അവർ അവരുടേതായ ശൈലികളും അല്ലെ ഞാൻ ഇന്ന് കുട്ടികളുടെ കാര്യം പറഞ്ഞത്കൊണ്ടാണ് ഞാൻ ഇന്ന് എന്റെ വീടിന് അടുത്ത് ഉള്ള UKG കുട്ടിയെ ഞാൻ എന്റെ വണ്ടിയിൽ കൊണ്ട് പോകാറുണ്ട്

അവർക്ക് അവരുടേതായ ശൈലിയും പാട്ടും ഒക്കെ ഉണ്ട് അപ്പൊ ജനഗണമന ദേശീയഗാനം ഒക്കെ ചൊല്ലുന്നത് കേട്ട് കഴിഞ്ഞ ചിലപ്പോ ടാഗോർ തന്നെ പേടിച്ചു പോവും അങ്ങനത്തെ style ആണ് അവർ പാടുക അപ്പൊ അങ്ങനെ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഓരോ പടിയും എണ്ണി എണ്ണി കയറി അമ്പലത്തിൽ പോയ കാലം ഇനി അമ്മ അന്ന് പറഞ്ഞു മോളെ കൈ കൂപ്പി നിൽക്കണം, അപ്പോൾ നിന്റെ കയ്യിൽ ഉള്ള കരിവള കയ്യിൽ ഇട്ട കരിവള വലിയ വീതി കൂടിയ വള ആവും

കുട്ടികളെ അങ്ങനെയാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ Psychiatrist അല്ലെങ്കിൽ Psychologist ആരാണെന്നു ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും അമ്മ ആണെന്ന് പറയും. അമ്മ എന്തെല്ലാം technique കളാണ് നിങ്ങളോട് ഉപയോഗിക്കുക അമ്മയെ പറഞ്ഞാമതി ദൈവത്തിന്റെ മുൻപിൽ കൈകൂപ്പണം മോളെ എന്നൊക്കെ പറയാം പക്ഷെ അത് ആ കൊച്ചു കുട്ടിക്ക് മനസിലായില്ലെങ്കിലോ എന്ന് കരുതി അമ്മ പറഞ്ഞത് എന്താണ് മോളെ ഇങ്ങനെ കൈ കൂപ്പി നിക്കണോട്ടോ ദേവിക്ക് മുൻപിൽ അങ്ങനെ ചെയ്യുമ്പോൾ നിന്റെ വള എന്താകും കാപ്പാകും അല്ലെ നമ്മുടെ അമ്മമാർ അങ്ങനെയെന്തെല്ലാം കള്ളം പറഞ്ഞിട്ടുണ്ട്. എവിടെയോ കിടക്കുന്ന ചന്ദ്രനെ നമ്മുക്ക് പിടിച്ചു തരാം എന്നൊക്കെ കള്ളം പറഞ്ഞു നമ്മളെ കൊണ്ട് ഭക്ഷണം തീറ്റിപ്പിക്കാറുണ്ട് അമ്മ ഇല്ലേ എവിടെയോ കിടക്കുന്ന ചന്ദ്രനാ അതിനെ ഇപ്പൊ പിടിച്ചുതരാം എന്ന് നമ്മളെ പ്രലോപിപ്പിച്ചു നമ്മളെ ഭക്ഷണം കഴിപ്പിക്കും ചിലപ്പോ നമ്മളോട് ഭീക്ഷണി പെടുത്തും ധാ ഇരിക്കുന്ന രണ്ട് കണ്ണ് കണ്ടോ ആ രണ്ടു കണ്ണും ഇപ്പൊ വരും എന്ന് പറഞ്ഞു ഭീക്ഷണി പെടുപ്പിച്ചു അപ്പൊ ഭക്ഷണം കഴിക്കും ഇങ്ങനെ പല technique കളും ആദ്യമായി നമ്മുക്ക് ശരിക്കും പറഞ്ഞ mental technology എന്ന് പറഞ്ഞ സാധനം

പുസ്‌തക സഞ്ചിയിൽ കൊച്ചു നെല്ലിക്കയും പച്ച പുളിയും ഒളിച്ച കാലം ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുക പുസ്തക സഞ്ചിയിൽ lollipop ഉം munch ഉം